plastic അടര്‍ന്നു പോന്നു. ഇവര് പറഞ്ഞത് എന്താണെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ plastic ന്‍ടെ cover അതിൽ ഇട്ടിട്ട് ഉരുക്കുവാണ് അവര് ചെയ്യുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇത് കേടു വരാതെ ഇരിക്കാനും പിന്നെ ഇതിൽ നന്നായിട്ട് എന്തീയാന്‍ ഒ~ clear ആക്കാൻ വേണ്ടിട്ട് ഇത് എന്ത് ചെയ്യുവാണ്. ഇത് ഈ ഒരു plastic ഇട്ടിട്ട് ആണ്അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കിയേ ഇത് നമ്മള് മക്കൾക്ക് നമ്മളു~ നമ്മള് സന്തോഷോത്തോട് കൂടി മേടിച്ചു കൊടുക്കുന്ന സംഭവം ആണല്ലേ. അപ്പൊ തന്നെ ഇവര് എത്രയോ പൈസയുടെ ഇത് എന്ത് ചെയുന്നുണ്ട് കച്ചോടം അവിടെ നടത്തി കഴിഞ്ഞു. ഒരുപാട് ആൾക്കാര് കഴിച്ചും കഴിഞ്ഞിട്ടുണ്ടാകും.

ഞാൻ പറയുന്നത് എന്താണെന്നു വെച്ച് കഴിഞ്ഞാല്. മനുഷ്യൻ തന്നെയാണ് നമ്മള് മനുഷ്യനെ ചതിച്ചോണ്ട് ഇരിക്കുന്നത് അല്ലെ. ഇപ്പൊ ജീവിക്കണം ന്നുണ്ടെകില്‍ വേ~ എനിക്ക് ജീവിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ഒരാളെ കൊല്ലണം എന്നുള്ള പൈസയെ മാത്രം നോക്കുന്നോള്ളൂ. മനുഷ്യന്‍ടെ ആരോഗ്യം അതൊന്നും നോക്കുന്നില്ല.

അത് എല്ലാത്തിലും ഉണ്ട്, എല്ലാ കൃഷിലും ഉണ്ട്. ഇപ്പൊ സനല് പറഞ്ഞത് ഈ ഇത് മാത്രം ഈ hotel ലിൽ പിടിച്ച ഈ സംഭവം പിന്നെ ആ ജിലേബിടെ ഇതും, ഇതു മാത്രം അല്ല ഇത് എല്ലാടത്തും നടക്കേണ്.

പശൂടെ പാലെന്നു വെച്ചാൽ ഇപ്പൊ രണ്ടു variety ഉണ്ട് a one milk, a two milk അത് അറിയാമോ സനലിന്? ഇല്ല ഇല്ല. a one milk എന്ന് വെച്ചാൽ നാടൻ പശുവിടെ പാല്. ഇല്ല ഇല്ല a one milk എന്ന് വെച്ചാൽ ഇപ്പൊ jersey അതുപോലെ european breeds ഉള്ള. ആ പശുക്കളുടെ പാലാണ് എ~ a one milk എന്ന് പറയുന്നത്, A two milk എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നാടൻ പശു, നാടൻ പശു നമ്മുടെ നാട്ടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപതു വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില ത~തമിഴ് നാട്ടിൽ ഒക്കെ കുറച്ചു സ്ഥലങ്ങളിൽ അവര് വളർത്തുന്നുണ്ട്. ആഹ് നാടൻ പശു.

അതാണ് നമ്മുടെ നാടൻ പശു. നമ്മുടെ indian നാട്ടിലെ നാടൻ പശുന്നു പറയുന്നത് അതാണ്. ഇങ്ങനെ തള്ളി ഇരിക്കുന്ന, അത് ഇപ്പൊ ഒരിടത്തും കാണാൻ ഇല്ല ഞാൻ തമിഴ് നാട്ടിൽ പോയപ്പോൾ ഒ~ഒരിടത്തു ഒര്~ഒരൂസം~ഒരിടത്ത് കണ്ടിട്ടുണ്ടാർന്നു. ആ പശുവാ, നാടൻ പശു. ആ പശുന്നു വെച്ചാൽ ഒരു ദിവസം നാല് അല്ലെങ്കിൽ അഞ്ചു ലിറ്റർ പാലെ കറക്കു, ഇപ്പൊ നമ്മള് വീട്ടിൽ വളർത്തുന്ന പശുക്കൾ എന്ന് വെച്ചാൽ ഒരു ദിവസം maximum പന്ത്രണ്ടു to ഇരുപതു ലിറ്റർ പാലു വരെ കറക്കും പശുക്കള്.

food നിറെ consume ചെയ്യണം food, water നിറയെ consume ചെയ്യണം അത്. അതെ അതെ അതെ. ആ നാടൻ പശുന്നു വെച്ചാൽ, അത് അഞ്ചു ലിറ്റർ അഹ് പശു വന്നിട്ട് അഞ്ചു ലിറ്ററ് പാല് തന്നാലും അതിൽ ഗുണങ്ങള് ഒരുപാട് ഉണ്ട്, ഇപ്പൊ ഇതിൽ എന്ന് വെച്ചാൽ ഇത് ആഹ് ഈ പശുക്കൾ എന്ന് വെച്ചാൽ അതിൽ ഒരുപാട് പാല് കിട്ടുന്നുണ്ട് നമുക്ക് അത് വെറും waste ആണ് അത്. വെറും waste protein പിന്നെ അതുപോലത്തെ ഒന്ന് രണ്ടു ഇത് ഗുണം തീരെ ഒട്ടും ഇല്ല. വേണെങ്കിൽ ഒരു പാലെന്നും ചായയെന്നും പറഞ്ഞു നമുക്ക് കുടിക്കാം അത്രേ ഒള്ളു. അത് നമുക്ക് ടയ~ അതുപോലെ വേറെ ഒരുപാട് അസുഖങ്ങളിൽ കൊണ്ടവിടും ആ പാല് കുടിച്ചാൽ. അപ്പൊ ഉപദ്രവം എന്ന് അല്ലാതെ, ഉപയോഗും ഇല്ല എന്നാണ് പറഞ്ഞു വരുന്നേ ആ ഇത് കുടിച്ചാൽ അല്ലെ.

അതുകൊണ്ട് നമ്മള് ചായ ഉപായിയോഗികുമ്പോൾ ഈ നാടൻ പശുവിന്‍ടെ പാല് കുടിക്കുന്നതാണ് better അല്ലെങ്കിൽ ചായ ഒഴിയുവാക്കണം അതാണ് better ഇപ്പൊ സനല് കണ്ടിട്ടുണ്ടോ, ഇപ്പൊ അഹ് സനലിന്‍ടെ വീടിന്‍ടെ അടുത്ത് ഈ പശുക്കൾ ഒക്കെ കാണും, ആ പശുക്കളെ കാണാൻ നല്ല കൊഴുത്തിട്ട് നല്ല weight ആയിട്ട് ഇരിക്കും. അതൊ ക്കെ നമ്മുടെ നാട്ടിൽ ഉള്ളത് അല്ല. അതൊക്കെ അതൊക്കെ european breed ആണ്. jersey എന്ന് പറഞ്ഞിട്ട് breed ഉണ്ട്. അത് jersey എന്ന് പറയുന്നത് european country ഉള്ള ഒരു country ആണ്. ആ country ഉള്ള. ഇത് വെച്ചാണ് ആണ് jersey പശു jersey ഇതൊക്കെ breed ആണ്

ഇപ്പൊ നാടൻ പശുക്കൾ ഒന്നും ഇല്ല. എന്താണെന്നു വെച്ചാൽ ഇപ്പൊ നാടൻ പശുക്കളെ വളർത്തിയ അവർക്ക് എന്തോന്ന് പ്രയോജനം, ഒരു ദിവസം നാലും അഞ്ചും ലിറ്റർ പാല് കറന്നാൽ ഇവിടെ~ ഇവിടത്തെ അവർക്ക് ഇതാവും business രീതിയിൽ നോക്കുമ്പോ അവർക്ക് ഇത് profit കൂടുതൽ ആണ്. അപ്പോൾ അവര് ആഹ് ജനങ്ങൾക്ക് കുടിച്ചാൽ അവർക്ക് കേടുണ്ടോ ഇല്ലേ എന്ന് ആഹ് കൃ~ കര്‍~ കൃഷി~ അവർക്ക് അ~അറിയാവോ എന്തോ. അത് അറിഞ്ഞുട. എന്നാലും അവര്ക്ക് main ഇതാണ്. അതെ അതെ ഇപ്പൊ അവര് പാലിനൊക്കെ ഇപ്പൊ വില കുട്ടിയല്ലോ അല്ലെ. മിൽമ company

ആ അതെ അതെ. മിൽമ ആയാലും ഏതായാലും ആഹ് പാല് ഒഴിവാക്കുന്നത് ആണ് നല്ലത്, അല്ലെങ്കിൽ നാടൻ പശൂന്‍ടെ പാല് കുടിക്കണം. ആ അഹ് ഞങ്ങൾ ഇപ്പൊ എന്താ പറയാ. ഞങ്ങൾ അത്നാടൻ ആയിരുന്നു നമ്മുടെ അവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് എന്താന്ന് അറിയോ അതില് നമ്മൾ ഇപ്പൊ എല്ലാം നോക്കുമല്ലോ, അതിനു അത്ര ഒരു ഇത് ഉണ്ടാവില്ല കൊഴുപ്പ് ഉണ്ടാവില്ല, പിന്നെ അത് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കില്, എന്താ പറയാ അത്ര ഒരു ഇത് തോന്നില്ല. ഈ ചായ ഒക്കെ ഉണ്ടാകുമ്പോൾ color ഇല്ലേ നല്ലൊരു color വരില്ലേ

എന്താ പറയാ ആ രീതിയിൽ തോന്നുമ്പോ, നമുക്ക് നമ്മള് വിചാരിക്കും അത് നല്ലതു മറ്റേതു തന്നെ ആണെന്ന് ഇപ്പൊ പാല് packet പാല് തന്നെയാണ് എന്ന് നമ്മള് ചിന്തിക്കും അതൊക്കെ കൊണ്ട് ആയിരിക്കും എന്ന് വിചാരിക്കാം. ആ packet പാലിനെഒക്കെ ഞാൻ പറഞ്ഞപശൂന്‍ടെ പാലിനെകാളും വിഷമാണ് packet പാല്. അതിനെ തന്നെ ഇവര് process ചെയ്ത് chlorine ഒക്കെ mix ചെയ്ത് അടിച്ചു കേറ്റി ആണ് pocket വരുന്നത് നമുക്ക്. അതെ അതെ അതെ അതെ.

ചുമ്മാ എന്തിനാ കുടിച്ചിട്ട് നമുക്ക് കൂടുതൽ അസുഖങ്ങൾ ഒക്കെ വരുത്തി വെക്കുന്നെ. അതെ അതെ. അതില് ഇപ്പൊ ഒരു തമിഴ് കാരന് ഉണ്ടട്ടോ, ഞാൻ ഇപ്പൊ ഇത് വേറെ ഒരു സംഭവം കണ്ടതാ. അതിൽ എങ്ങനെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കാപ്പി ആണ് അവര് കുടിക്കുന്നത്. ഏകദേശം ഒരു ദിവസം

ചായ കുടിക്കാണ്. ഞാന്‍ ചായ കുടിക്യാ. ചായ അത്യാവിശം കുടിക്കുന്ന ആളാണ് കുടിക്കല് packet പാല് കുടിക്കല്. packet വച്ചിട്ട് ചായ

ഇയാൾക്ക് ഒരു വേറെ അസുഖങ്ങൾ ഒക്കെ വരില്ലേ. അപ്പൊ ഇങ്ങനെ ഇരുപത്തി അഞ്ചു, എട്ടു ലിറ്റർ പാലാണ് ആ ഒരു ചായക്ക് വേണ്ടിട്ട് ഒരു ദിവസം ഉപയോഗിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷെ

ഈ എട്ടു ലിറ്ററും ഒരു പുറത്തു നിന്നുള്ളത് ആണായി എന്തോ എനിക്ക് അറിയില്ല. പക്ഷെ ഇത് കുടിച്ചോണ്ട് വലിയ അസുഖങ്ങൾ ഇല്ല ഉണ്ടായിട്ടില്ല എന്നാണ് അവര് പറയുന്നത്. ഇപ്പോ ഉണ്ടകില്ല. അത് ഏതൊരു food ആയാലും ശെരി നമുക്ക് നമ്മുടെ body react ചെയുന്നത് ഇപ്പോ react ചെയ്യില്ല. അത് ഒരു നാൽപതു വയസ്സിന്റെ മുകളില് നാൽപതു to അമ്പതു വയസ്സിന്റെ മുകളില് നമ്മളുടെ body അതിനു react ചെയ്യും മനസിലായില്ലേ. പണ്ടുള്ള ആൾക്കാര് എന്ന് വെച്ചാൽ അവര് എത്ര കഴിച്ചിട്ടും അവർക്ക് ഇപ്പോഴും ഉണ്ട് എഴുപതു വയസായാലു sugar, pressure ഒന്നും ഇല്ലാത്ത ആള്ക്കാര ഒരുപാട് ഉണ്ട്. അതെ ഇത് ഇപ്പൊ മുപ്പതു വയസില് sugar ആയിട്ടും pressure ആയിട്ടും bp പറഞ്ഞിട്ട് മരുന്ന് കഴിക്കുന്നവരും ഉണ്ട്.

അതെ അതെ. അത് ഇപ്പൊ മുന്നേ ഉള്ളവരെ നോക്കിയാൽ മതി, ഇപ്പൊ ആരോഗ്യത്തിന്‍ടെ കാര്യത്തില് നോക്കിയാൽ മതി അവര് എന്തൊക്കെ ആണ് ശീലിച്ചിരുന്നത് എന്നുള്ളത് നമുക്ക് കറ~ അതെ മാതിരി തന്നെ പോന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കില്‍ നമുക്കും ഒരുപാട് എനിക്ക് തോനുന്നു. ആരോഗ്യത്തിൽ ഒരുപാട് മാറ്റം വരും അല്ലെ? അത് അവര് ചെയ്യുന്ന അതെ കാര്യങ്ങള് ഇപ്പൊ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമുക്ക് ഒക്കെ പെട്ടെന്ന് പരുപാടി തീരണം, ഒരു സംഭവം

എളുപ്പ~ എളുപ്പ പണി നോക്കും, അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരുവാണ്. പിന്നെ നമ്മലാകെ പണ്ടുള്ളവർ ഒക്കെ നൂറു വയസ്സു വരെ അതിലും കൂടുതൽ നില്കുന്നവരുണ്ടല്ലേ.

ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല എന്നെ പറയുള്ളു. കാരണം അങ്ങനെ ആണ് ഇപ്പോൾ ഇപ്പോഴത്തെ ജീവിത രീതി അങ്ങനെ ആണ്.

കഴിക്കന്നൊക്കെഅത്~ നമ്മൾ പറയുന്നുണ്ടല്ലോ ഭക്ഷണം ആണ് ഔഷധം എന്ന് പറയുന്നുണ്ടല്ലോ. നമുക്കൊരു നമുക്കെന്തൊക്കെ പ്രതിരോധ ശേഷി ആയാലും എല്ലാം കിട്ടുന്നത് അതിൽ നിന്നല്ലേ. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളതിൽ അനുസരിച്ചു ഇരിക്കും അതിന്‍ടെ

ഇതിപ്പൊ ഭയങ്കരായിട്ട്നല്ലൊരു subject ആണ് നമ്മള് സംസാരിച്ചത്. അപ്പൊ അത് ഒരു വേറെ

ഒരുപാട് അത് തന്നെ സനൽ ആയാലും സനല് പറഞ്ഞതിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങള് മനസിലാക്കാൻ പറ്റി. അതെ അതെ ഒരുപാട് കാര്യങ്ങൾ മനസിലാക്കാൻ പറ്റി, എന്തായാലും വളരെ നന്ദി നമുക്ക് ഈ ഒരു

നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ഒരു അറിവെനിക്ക് തന്നു, ഒരുപാട് എനിക്ക് അറിയാത്ത കാര്യങ്ങൾ എബിൻ എന്നോട് ആഹ് സംസാരിച്ചു.

നന്ദി അഹ് നമുക്ക് അടുത്തൊരു വിഷയത്തിനെ പറ്റി സംസാരിക്കാം.

cut ചെയ്യരുതേ.

ആഹ് ഹലോ ആഹ് കേക്കിണ്ടോ ആഹ് ആഹ് അതെ കേക്കുന്നുണ്ട് ഞാൻ മുസ്തഫയാണ് സംസാരിക്കുന്നെ മുസ്തഫയാണ് പിന്ന എൻക്ക് bank account ഇങ്ങള bank ഇൽ ഒര് account തൊടങ്ങാനെനി ഒര് zero balance account ആ ഞാന് പിന്ന എൻക് scholarship ഒര് ആറായിരുർപ്പേയ് മക്കക്കെ അപ്പൊ എ school ന്ന് പറഞ്ഞ് zero balance account തൊടങ്ങാണെന്ന്പറഞ്ഞ് അപ്പോ അയിൻടെ എൻക്ക് വീട്ടിന്ന് പൊറത്തേക്ക് വരാൻ ഇപ്പൊ പറ്റൂലാ ഞാനിപ്പോ വീട്ടിൽ എനക്ക് വേറെ work ഈൻഡ് അപ്പൊ വീട്തന്നെ ചെയ്യാൻപാറ്റോ നമ്ക് online നായിറ്റ് അതോ ഞാൻ അങ്ങാട്ടേക്ക് വരണ്ടവരുവ ആഹ് അങ്ങനൊക്കെ കിട്ടൂലെ

നമ്മളൊരു bank ഇൽ invest ചെയ്യണോ അപ്പോ അപ്പോ അ okay പുതിയൊരു തുടങ്ങിയാല് ആ അല്ല ഇതില് നമുക്ക് പിന്നെ transaction ഒര് limit ഇല്ലേ അതായത് ഞാനിപ്പോ zero balance ഇല്ലാത്ത account എടുക്കുമ്പോഴും zero balance account ഇണ്ടാവോ.

ആ പതിനെട്ട് ആവണല്ലേ ഇൻക്ക് ഇനി രണ്ട് മാസംകൂടിയിൻഡ് പതിനെട്ടാവാനെ

ആഹ് ഞാന് പിന്നാ bank account ഏടത്തിട്ടില്ല. ഞാന് അത്കൊണ്ടാണ് എന്ക്ക് കൊറേ doubt ഇൻടെ നമ്മ്ക്ക് അതായതു ഞാനീ ഇവിട പിന്നാ ഞമ്മക്ക് zero balance ൻറെ account എടുത്താലെ നമ്മക്ക് ഈ IFSC code ഉ bank account ഉം ഒക്കെ തരൂലേ സാധാ ഒരു account ൻറെ മരിത്തന്നെല്ലെ വെരാ ഞമ്മളെ account ഉം zero balance account ലും ഉം ആഹ് പിന്നെ ഇത് ഞമ്മളടത്തേടെങ്കിലും ഇങ്ങളാ branch ഇണ്ടോ ഞാൻ ഇവിട മണ്ണാർക്കാടാണ് ഇവിട അടത്തേടെങ്കിൽം branch ഇണ്ടോ ഇല്ലേ okay ഇത് എത്രമണിവരുണ്ടവും ആഹ് ആ ഈ രണ്ടാംശനിയാഴ്ചയ്ണ്ടാവോ ഈ വര്ന്ന ശനി രണ്ടാംശനിയാണോ എ ആഹ്

class തൊടങ്ങിയ ഈ അക്ഷയയേൽ നമ്മക്ക് എന്തൊക്കെ paper ആണ് submit ചെയ്യണ്ടത്‍

ഓക്കേ ഓക്കേ വെണലെ

ഏകദേശം പാസ് passport size photo ലെ okay okay fine പിന്നാ ഞാൻ ഇപ്പൊ ഞമ്മള് phone app ഉണ്ട് പിന്നെ കുറേ നിങ്ങളേ bank ന് bank ൻറെ app ഇണ്ടോ കെ ബി എ ൻറെ

okay ഏത് ഞമ്മക്ക്ന്താച്ചാ പിന്നെ ഈ account ഇപ്പൊ IFSC code ഉം account number ഉംവേണംലെ അപ്പോ ഇങ്ങള് പറയണത് bank ക്ക് വന്ന്കഴിഞ്ഞാല് account എടുക്കാന് പറയിന്നതല്ല account എടുക്കാന് അതെ പിന്നാ ഈ scholarship ൻറെ ഈ amount time ആയിക്കണോ കുട്ടികള് അവിടെ എടുക്ക്ണ്ണ്ടോ account scholarship ൻറെ students ന്

ആഹ് അത് ഞാനിപ്പോ ഇവരെ friend ഇൻഡെ ഓരെലോക്കെ ചേലോലെ account ലേക് cash വന്നക്കണ് ചേലോലെ account ലെക് cash വേര്ന്നില്ല അതിപ്പോ ന്തിന്നാ mistake ആ account എടുത്തെന്റെ ആണോ അതോ ആഹ് okay ഇത് പിന്നെ google pay okay അല്ലാ ലെ ഇപ്പൊ പതിനെട്ടായായിറ്റ് അയിന് വേറെന്തെലും procedure ഇണ്ടോ ആഹ് okay sir ഞാനിപ്പത് അഹ് രണ്ടായ്ച്ച എടുക്കൂലേ ന് ആഹ് okay ഇതിപ്പോ ഞാനിപ്പോ account എടുത്തിട്ട് ഇപ്പോ school ല് കൊടക്കാനാ പറഞ്ഞത് ഞാനിപ്പോ എനി ന്തായാലിപ്പോ ശെനിയാ ഇപ്പൊ ഇനി രണ്ടാംശനിയാന്നല്ലോ ഞാനിപ്പൊ class മൊടക്കനുംപറ്റൂലാ അത്കൊണ്ടാണ് online ആയിട്ട് എടുക്കാന്പറ്റുവോന്ന് ചോദിച്ചത്

ആഹ് അല്ല ഞാന് എനിക്ക് അക്ഷ അക്ഷയെ പോയി എടുക്കാൻ താല്പര്യയില്ല പറ്റുച്ച വീട്ട്ന്ന് എടുക്കാനാണ് കാരണം class കയിഞ്ഞിറ്റ് online class ഉം tuition ഉം ഓക്കെ ചെയ്യുമ്പോ തന്നെ ഞാനൊന്ന് tired ആവും അഓണ്ട ചോയ്ക്ക്ന്നേ പിന്നെ ആറായിരം രൂപ കിട്ടണത്തുകൊണ്ട് scholarship ആയിറ്റ് പിന്നെ നഷ്ട്ടപെടുത്താനുംവയ്യ എന്റെ കൊറേ friends ന് എല്ലാരും കൊടുത്തിട്ടുണ്ട് ഞാൻ കൊടുത്തിട്ടില്ല അതുകൊണ്ടചോയ്ച്ചത് അല്ല ഞാനീ scholarship ന് ഇങ്ങളെ bank account എടുക്കണയിന് പിന്നെ മറ്റുളള bank account ന് ന്തെങ്കിലും വെത്യാസം ഇൻഡോ ന്തേലും പരിഗണന ഇൻഡോ ഇങ്ങളെ account അങ്ങനെയൊന്നുല്ലല്ലോ അതെ അതെ അതായത് ഇന്ക്ക് ഞാന് പിന്നെ എൻ്റെ friend നോട് ചോയ്ച്ചു അപ്പൊ പറഞ്ഞത് കെ വി ബി എടത്തമതി അവിടെ നല്ല secure ആണ് safe ആണെന്നൊക്കെ പറഞ്ഞ് അത്പോലെ customer service ഇൻഡ് twnety four hours ഇൻഡ് അങ്ങനെഒക്കെ പറഞ്ഞ് അപ്പൊളാണ് ഇങ്ങൾക്ക് വിളിച്ചത് അല്ലാ പിന്നെ എന്റെ ഒരു അയൽവാസിന്റെ ഒരുപ്രശ്നംഇൻഡ് ഓലെ മൂപ്പരെ account ന്ന ഒര് ആയിരന്ന് scholarship കിട്ടിയത് അത് ന്താച്ചാ പക്ഷെ അവരുടെ account ന്ന ഇങ്ങനെ cash പത്ത് വെച്ചിറ്റ് ഇരുപത് വെച്ചിറ്റിങ്ങനെ debt ആവിന്നിണ്ട് അതെന്താറീല്ല എന്നോട് ചോയ്ച്ചു അപ്പോനിക്കറീല്ലപറഞ്ഞു ഞാനിപറഞ്ഞു ചെലപ്പൊനി minimum balance ല്ലാത്തത്കൊണ്ടാണോന്നറീല്ലല്ലോ അത് എന്ത് കൊണ്ടായിരിക്കണോ

അതെ അതെ അത് അതെല്ലേ okay ഞാന് എനിക്കറിഞ്ഞീല്ല അപ്പൊ ഞാൻ പറഞ്ഞ് minimum balance ഇല്ലായിട്ടാന്പറഞ്ഞ okay അല്ല അതിപ്പോ ആറായിരം കിട്ടീട്ട് പിന്നെ മ്മക്ക് cash withdraw ചെയ്യാന് കൊറേ procedure ഇണ്ടോ ഓക്കേ thank you okay sir പിന്നെ അങ്ങനെ കിട്ടൂലെ അല്ല ഇതില് മ്മക്ക് cash account ക്ക് വന്നറിയാൻപാറ്റോ phone നമ്പ ഓക്കേ ന്തായാലും നാന്നായി ഞാനിപ്പോ phone ക്കൂടി ഇങ്ങനെ online ആയിറ്റ് എടുക്കണ്ട ന്തായാലും വേര്നിണ്ട നാന് നാന് ഇന്നോ നാളെയായിറ്റോ വേര കാരണം ശേനിയാഴ്ച ന്തായാലും ണ്ടാവൂല പറഞ്ഞു ശെനി ഞായർ ന്തായാലും ലീവ് അല്ലെ

അക്കൗണ്ട് time എടക്കൂലല്ലോ time ടുക്കോ തിരക്കിണ്ടാവോ yeah okay okay അപ്പൊ അതാത് scholarship അത് ഇങ്ങക്ക് അറീല്ലല്ലോലെ okay അപ്പൊ ചെല student ന് account ലെക് ash കേറില്ല ചേലോൽക്കൊക്കെ account കേറി അപ്പൊ എന്താണെന്ന് എനിക്കറിഞ്ഞു മനസ്സിലായില്ല ചേലോല ചേലോല account ക്ക് cash കേരനിന്ടെ ചേലൊരെ account ക്ക് cash വേരൂല ഇല്ലാ ഇല്ലാ okay ശെരി എന്നാ ഞാൻ ന്തായല്മവേര രണ്ടീസംകൊണ്ട് വെരാ ശെരി എന്നാ തീർച്ചയായും തീർച്ചയായും തീർച്ചയായും okay okay hello നമസ്‍കാരം ഞാനിന്നു ഇവിടെ സംസാരിക്കാൻ പോകുന്നത് cricket നെക്കുറിച്ചാണ് cricket ൽ എൻ്റെ ഏറ്റവും വലിയ favourite player ആയ മഹേന്ദ്ര സിംഗ് ധോണിയെകുറിച്ചാണ് ഞാൻ കൂടുതൽ ഈ ഒരു ൽ ഏർ വിഷയത്തിൽ സംസാരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തി indian ഇന്ത്യ രാജ്യത്തിന് നേടിക്കൊടുത്ത ഒരുപാട് ഒരുപാട് cup കളും അതുപോലെതന്നെ ഒരുപാട് ഏർ വിജയങ്ങളുമെല്ലാം നമ്മളെ ധോണി നമ്മുടെ indian team നു വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചു കൂടുതൽ ഞാൻ അറിയാവുന്ന രീതിയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് വിചാരിക്കുന്നത് മഹേന്ദ്ര സിംഗ് ധോണി എന്ന വ്യക്തി അദ്ദേഹം വളരെ നല്ല രീതിയിൽ bat കൊണ്ടും keeping കൊണ്ടും captaincy കൊണ്ടും എല്ലാം കൊണ്ടും തന്നെ

അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അദ്ദേഹത്തിന് എടുത്തു പറയാനുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ ലോകകപ്പ് എന്ന ഒരു സംഭവം കാഴ്ച വെച്ചത് നമ്മുടെ സ്വന്തം ധോണി തന്നെയാണ് തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ധോണി എന്ന വ്യക്തി ഇന്നും നമ്മുടെ IPL അഥവാ ഈ Indian Premier League ൽ ഇപ്പോഴും കളിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തെപ്പോലെ നാല്പത്തി ഒന്നു വയസ്സായിട്ടും അദ്ദേഹത്തിൻ്റെ തളരാത്ത ആ batting ശൈലി അത് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇപ്പോ കഴിഞ്ഞ മത്സരത്തിൽ ധോണി എന്ന വ്യക്തി അദ്ദേഹത്തി അദ്ദേഹത്തിനെകൊണ്ട് കഴിയുന്ന രീതിയിൽ രണ്ട് over ൽ നിന്ന് അമ്പത് runs എന്ന നിലയിൽ എത്തീട്ടു പോലും അദ്ദേഹവും ജഡേജയും കൂടി ആ ഒരു run നെ മൂന്ന് ball ൽ ആറ് run എന്ന level ലേക്ക് എത്തിച്ചു പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ചെന്നൈക്ക് തോൽവിക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നു സന്ദീപ് ശർമയുടെ ശക്തമായ bowling ൽ ആ bowling എടുത്തുപറയേണ്ടത് തന്നെയാണ് കാരണം അമ്മാതിരി Pressure situation നിൽ അദ്ദേഹം ധോണിയെ പോലെയുള്ള ഒരു Finisher ക്ക് yorker ball എറിഞ്ഞത് വളരെ വളരെ വളരെ നല്ലൊരു തീരുമാനമാണ് അദ്ദേഹം ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെപോലുള്ള ഒരു കളിക്കാരൻ

വളരെ ഒരു നല്ല ഒരു player അതായത് നല്ലൊരു കളിക്കാരൻ എന്നു തന്നെ പറയാം Indian team ന് വേണ്ടി അദ്ദേഹം കളിച്ചത് നല്ല രീതിയിലായിരുന്നു കാരണം Indian team നു ലോകകപ്പ് എന്ന സ്വപ്നം സച്ചിൻ ഒരു ലോകകപ്പ് നമ്മുടെ മെസ്സിക്ക് ഒരു ലോകകപ്പ് എന്ന് പറയുന്നത് പോലെ അന്നത്തെ കാലത്തു രണ്ടായിരത്തി പത്ത് പതിനൊന്നു വർഷങ്ങളിൽ ഇന്ത്യക്കൊരു ലോകകപ്പ് കിരീടം നേടിക്കൊടുത്തത് നമ്മുടെ indian നായകൻ മഹേന്ദ്ര സിംഗ് ധോണി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പങ്ക് അത് വളരെ വലുതാണ് അതുപോലെതന്നെ അന്ന് കളിക്കാൻ ഉണ്ടായിരുന്ന അശ്വിൻ ജഡേജ ഗംഭീർ രോഹിത് ശർമ അങ്ങനെ സെവാഗ് അതുപോലെതന്നെ നമ്മുടെ ഏർ bowler നമ്മുടെ സഹീർ ഖാൻ ഏർ അങ്ങനെ ഒരുപാട് വ്യക്തികൾ അവരുടെയൊക്കെ ഒരു മികവുറ്റ പ്രകടനം മാത്രമാണ് നമ്മളെ Indian team നെ ഇന്ന് ഈ കാണുന്ന ലോകകപ്പ് എടുക്കാൻ കഴിഞ്ഞത് വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ധോണി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് കാഴ്ചവച്ചത് കളി അദ്ദേഹത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് Indian team ൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയ്ക്ക് ഒരുപാടു cup കളും കാര്യങ്ങളൊക്കെ നേ ഏർ നേടാമായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പോലുള്ള ഒരു കളിക്കാരൻ ഇന്ന് ചെന്നൈയിലുള്ളതുകൊണ്ടുതന്നെ ചെന്നൈ എന്ന team ന് ഒരുപാട് ഒരുപാട് ആരാധകരും അതുപോലെതന്നെ അദ്ദേഹത്തിൻ്റെ കളി കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മറ്റേ ജിയോ സിനിമയിൽ two point two കോടി ജനങ്ങൾ കളി കാണുകയുണ്ടായി ഇന്നേവരെ അത്രയും ഓ അത്രയും ജനങ്ങൾ ആ ഒരു ഒരു time ൽ കളി കണ്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ധോണി എന്ന് പറയുന്ന വ്യക്തി Indian team ൽ ഉണ്ടായിരിക്കുമ്പോൾ എതിർ team അംഗങ്ങളുടെ അദ്ദേഹം crease ൽ ആണെങ്കിൽ എതിർ team അംഗങ്ങളുടെ ഹൃദയം കിലുക്കുന്ന ഓരോ Short കൾ കൊണ്ടു അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ short അദ്ദേഹത്തിൻ്റെ short എന്ന് പറഞ്ഞാൽ Helicopter short എന്ന് പറയുന്ന പേരുള്ള ആ ഒരു short നമുക്കെല്ലാവർക്കും അറിയാം വളരെ വളരെ രസകരമായ ഒരു short ഉം അതുപോലെ തന്നെ വളരെ ഗാംഭീര്യമുള്ള ഒരു short ഉം തന്നെയാണ് ഈ പറയുന്ന ധോണിയുടെ short ധോണി എന്നുപറയുന്ന വ്യക്തി

അതുപോലെതന്നെ ഒരുകാലത്ത് season ൽ നിന്ന് out ആയി കഴിഞ്ഞ രോഹിത് ശർമയെ Indian team ലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതും വളരെ വളരെ നിർണായകമായ തീരുമാനമാണ് അല്ലെങ്കി വളരെ നല്ലൊരു തീരുമാനം എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം